പ്രിയപ്പെട്ട ദേശവാസികൾക്കു നമസ്കാരം
മൻ കി ബാത് എപ്പോഴത്തെയും പോലെ ഞാനും നിങ്ങളും കാത്തിരുന്ന് എത്തിച്ചേരുന്ന സന്ദർഭമാണ്
ഇപ്രാവശ്യവും വളരെയധികം കത്തുകൾ കമന്റുകൾ ഫോൺ കോളുകൾ കിട്ടി
വളരെയധികം കഥകൾ നിർദ്ദേശങ്ങൾ പ്രേരണകൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെചെയ്യാനാഗ്രഹിക്കുന്നു പറയാനുമാഗ്രഹിക്കുന്നു
ഒരു ആവേശം തോന്നും
ഞാൻ ഒരുമിപ്പിക്കാനാഗ്രഹിക്കുന്നു
എങ്കിലും സമയപരിമിതി കാരണം അതിനു സാധിക്കുന്നില്ല
നിങ്ങളെന്റെ മാറ്റുരച്ചുനോക്കുന്നുവെന്നാണ് എനിക്കു തോന്നുന്നത്
എങ്കിലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾതന്നെ മൻ കി ബാത്തിന്റെ ചരടിൽ കോർത്തിണക്കിക്കൊണ്ട് ഒരിക്കൽക്കൂടി നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കയാണ്
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രേംചന്ദിന്റെ കഥകളെക്കുറിച്ച് ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും
ഏതു പുസ്തകം വായിച്ചാലും അതെക്കുറിച്ച് ചില കാര്യങ്ങൾ നരേന്ദ്ര മോദി ആപ് ലൂടെ പങ്കുവയ്ക്കുമെന്ന് തീരുമാനിച്ചിരുന്നു
പല തരത്തിലുള്ള പുസ്തകങ്ങളെക്കുറിച്ച് വളരെയധികം ആളുകൾ അറിവു പങ്കുവച്ചിരിക്കുന്നുവെന്നു കാണാൻ സാധിച്ചു
ശാസ്ത്രം സാങ്കേതിക വിദ്യ പുതിയ കണ്ടുപിടുത്തങ്ങൾ ചരിത്രം സംസ്കാരം ബിസിനസ് ജീവചരിത്രം തുടങ്ങി പല വിഷയങ്ങളെക്കുറിച്ചും എഴുതിയ പുസ്തകങ്ങളെക്കുരിച്ച് ആളുകൾ ചർച്ച ചെയ്യുന്നതായി കണ്ടു
മറ്റു പല പുസ്തങ്ങളക്കുറിച്ചും ചർച്ച ചെയ്യണമെന്ന് ആളുകൾ എന്നോട് അഭ്യർഥിച്ചു
തീർച്ചയായും ഞാൻ മറ്റു ചില പുസ്തകങ്ങളെക്കുറിച്ചും നിങ്ങളോടു പറയാം
എങ്കിലും വളരെയധികം പുസ്തകങ്ങൾ വായിക്കാൻ സമയം നീക്കിവയ്ക്കാൻ എനിക്കാവുന്നില്ല എന്നു പറയേണ്ടി വരും
എങ്കിലും നിങ്ങൾ എഴുതി അറിയിക്കുന്നതിലൂടെ പല പുസ്തകങ്ങളെക്കുറിച്ച് അറിയാൻ എനിക്ക് അവസരം ലഭിച്ചു
എങ്കിലും കഴിഞ്ഞ ഒരു മാസത്തെ അനുഭവത്തിൽ നാം മുന്നേറാനുണ്ട് എന്നാണ് എനിക്കു തോന്നുന്നത്
നരേന്ദ്ര മോദി ആപ് ൽ നമുക്ക് ഒരു സ്ഥിരം ബുക്ക്് കോർണർ ആരംഭിച്ചുകൂടേ
പുതിയ പുസ്തകം വായിക്കുമ്പോഴൊക്കെ അതിൽ എഴുതാം ചർച്ച ചെയ്യാം
നിങ്ങൾക്ക് ഈ ബുക്ക്് കോർണറിന് ഒരു പേരു നിർദ്ദേശിക്കാം
ഈ ബുക്ക്് കോർണർ വായനക്കാർക്കും ലേഖകർക്കും ഒരു സജീവ വേദിയായി മാറട്ടെ എന്നു ഞാനാഗ്രഹിക്കുന്നു
നിങ്ങൾ വായിച്ചും എഴുതിയുമിരിക്കുക
മൻ കീ ബാത്തിന്റെ എല്ലാ കൂട്ടുകാർക്കും അത് പങ്കു വച്ചുകൊണ്ടുമിരിക്കുക
സുഹൃത്തുക്കളേ മൻ കീ ബാത്തിൽ ജല സംരക്ഷണത്തെക്കുറിച്ചു പറഞ്ഞു
ഞാൻ പറയുന്നതിനു മുമ്പുതന്നെ ജലസംരക്ഷണം ഹൃദയത്തെ സ്പർശിക്കുന്ന വിഷയമായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്
എല്ലാവർക്കും ഇഷ്ടവിഷയമായിരുന്നു
എനിക്കു തോന്നുന്നത് ജലത്തിന്റെ വിഷയം ഈ സമയത്ത് ഭാരതത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയെന്നാണ്
ജലസംരക്ഷണത്തിന്റെ കാര്യത്തിൽ അനേകം വിദഗ്ധർ നല്ല ശ്രമങ്ങളിൽ എർപ്പെട്ടിട്ടുണ്ട്
ആളുകൾ പരമ്പരാഗത രീതികളെക്കുറിച്ചുള്ള അറിവുകൾ പങ്കു വയ്ക്കുന്നു
മാധ്യമങ്ങൾ ജല സംരക്ഷണത്തെക്കുറിച്ച് പല പുതിയ ജനമുന്നേറ്റ പരിപാടികളും ആരംഭിച്ചിരിക്കുന്നു
ഗവൺമെന്റാണെങ്കിലും എൻ
ഒ കളാണെങ്കിലും യുദ്ധകാലാടിസ്ഥാനത്താലാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്
സാമൂഹികസഹകരണത്തിന്റെ മികവു കണ്ട് മനസ്സിന് വളരെ സന്തോഷം തോന്നുന്നു
ഉദാഹരണത്തിന് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നിന്ന് അല്പമകലെ ഓർമാഞ്ചി ബ്ലോക്കിലെ ആരാ കേരം എന്ന ഗ്രാമത്തിൽ അവിടത്തെ ഗ്രാമീണർ ജല സംരക്ഷണത്തിന്റെ കാര്യത്തിൽ കാട്ടിയ ഉത്സാഹം എല്ലാവർക്കും അനുകരിക്കാവുന്ന ഉദാഹരണമായി മാറിയിരിക്കയാണ്
ഗ്രാമീണർ ശ്രമദാനത്തിലുടെ പർവ്വതത്തിൽനിന്നൊഴുകിയിരുന്ന അരുവിയ്ക്ക് ഒരു നിശ്ചിതമായ ദിശ നല്കാൻ ശ്രമിച്ചു
അതും തീർത്തും നാടൻ രീതിയിലൂടെ
അതിലൂടെ മണ്ണുവെട്ടിമാറ്റുന്നതും വിളവ് നശിപ്പിക്കുന്നതും നിന്നു
കൃഷിയിടത്തിന് വെള്ളം ലഭിക്കയും ചെയ്തു
ഗ്രാമീണരുടെ ഈ ശ്രമദാനം ഇന്ന് ഗ്രാമത്തിനു മുഴുവൻ ജീവിതം ദാനം ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കുന്നു
വടക്കു കിഴക്കൻ ഭാരതത്തിലെ മനോഹര സംസ്ഥാനം മേഘാലയ സ്വന്തമായ ഒരു ജലനയമുള്ള സംസ്ഥാനമായി മാറിയിരിക്കുന്നു
ഞാൻ അവിടത്തെ ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നു
ഹരിയാനയിൽ വളരെ കുറച്ച് ജലം ആവശ്യമായ എന്നാൽ കർഷകർക്കു നഷ്ടമുണ്ടാകാത്ത കൃഷിക്കാണ് പ്രാധാന്യം കൊടുത്തു പോരുന്നത്
കർഷകരുമായി ചർച്ച നടത്തി അവരെ പരമ്പരാഗത കൃഷിയിൽ നിന്ന് മാറ്റി കുറച്ച് ജലം വേണ്ട കൃഷി നടത്താൻ പ്രേരിപ്പിച്ചതിൽ ഞാൻ ഹരിയാനാ ഗവൺമെന്റിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു
ഇപ്പോൾ ഉത്സവങ്ങളുടെ സമയമായിരിക്കുന്നു
ഉത്സവങ്ങളുടെ കാലത്ത് മേളകളും നടക്കുന്നു
ജലസംരക്ഷണത്തിന് ഈ മേളകളേയും ഉപയോഗിച്ചുകൂടേ
മേളകളിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ എത്തുന്നു
ഈ മേളകളിൽ ജലസംരക്ഷണത്തിന്റെ സന്ദേശം വളരെ നല്ല രീതിയിൽ നൽകാവുന്നതാണ്
പ്രദർശനങ്ങളാകാം തെരുവുനാടകങ്ങളാകാം ഉത്സവത്തിനൊപ്പം ജലസംരക്ഷണത്തിന്റെ സന്ദേശം വളരെ നിഷ്പ്രയാസം നമുക്ക് എത്തിക്കാനാകും
സുഹൃത്തുക്കളെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മിൽ ഉത്സാഹം നിറക്കുന്നു
വിശേഷിച്ചും കുട്ടികളുടെ നേട്ടങ്ങൾ അവരൂടെ പ്രവൃത്തികൾ ഒക്കെ നമുക്ക് പുതിയ ഊർജം നൽകുന്നു
അതുകൊണ്ട് ചില കുട്ടികളെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു
അവർ നിധി ബായിപ്പോടു മോനിഷ് ജോഷി ദേവാംശി റാവത് തനുഷ് ജെയിൻ ഹർഷ് ദേവ്ധർക്കർ അനന്ത് തിവാരി പ്രീതി നാഗ് അഥർവ്വ് ദേശമുഖ് ആരണ്യതേശ് ഗാംഗുലി ഹൃതിക് അലാമാംദാ എന്നിവരാണ്
ഞാൻ അവരെക്കുറിച്ച് പറയുന്നതുകേട്ട് നിങ്ങളുടെ മനസ്സിലും അഭിമാനവും ഉത്സാഹവും നിറയും
കാൻസർ എന്ന വാക്ക് ലോകത്തെ ആകെ ഭയപ്പെടുത്തുന്ന ഒന്നാണെന്ന് നമുക്കെല്ലാമറിയാം
മരണം വാതിൽക്കൽ നിൽക്കുകയാണെന്ന് തോന്നും
എന്നാൽ ഈ പത്തു കൂട്ടികളും തങ്ങളുടെ ജീവിത പോരാട്ടത്തിൽ കാൻസറിനെ പോലെ മാരകമായ രോഗത്തെ പരാജയപ്പെടുത്തി എന്നു മാത്രമല്ല തങ്ങളുടെ പ്രവൃത്തിയിലൂടെ ലോകമെങ്ങും ഭാരതത്തിന്റെ അഭിമാനം വർധിപ്പിക്കുകയും ചെയ്തു
കളിയിൽ ജയിച്ചതിനു ശേഷം മെഡൽ നേടി ചാംപ്യൻ ആകാറുണ്ട
് എന്നാൽ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപേതന്നെ ഇവർ ചാംപ്യൻമാരായി എന്നത് അപൂർവ്വ അവസരമായിരുന്നു
അതും ജീവിത പോരാട്ടത്തിലെ ചാംപ്യൻമാർ
ഈ മാസം മോസ്കോയിൽ വേൾഡ് ചിൽഡ്രൻസ് വിന്നേഴ്സ് ഗെയിംസ് വർൾഡ് childrenസ് വിന്നേർസ് ഗെയിംസ് നടക്കുകയുണ്ടായി
ഇത് വളരെ വിചിത്രമായ സ്പോർട്സ് ടൂർണമെന്റ് ആയിരുന്നു
ഇതിൽ പങ്കെടുത്തത് കാൻസറിനെ അതിജീവിച്ച കുട്ടികളായിരുന്നു
അതായത് തങ്ങളുടെ ജീവിതത്തിൽ കാൻസറിനോട് പോരാടി വിജയിച്ചവരാണ് പങ്കെടുത്തത്്
ഈ മത്സരത്തിൽ ഷൂട്ടിംഗ് ചെസ്സ നീന്തൽ ഓട്ടം ഫുട്ബാൾ പോലുള്ള മത്സരങ്ങളാണ് നടന്നത
് നമ്മുടെ രാജ്യത്തെ ഈ എല്ലാ ചാംപ്യൻമാരൂം ടൂർണമെന്റിൽ മെഡൽ നേടി
ഇതിൽ ചില കളിക്കാർ ഒന്നിലധികം ഇനങ്ങളിൽ മെഡൽ നേടി
പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾക്ക് ആകാശത്തിനപ്പുറം ശൂന്യാകാശത്തിൽ ഭാരതത്തിന്റെ വിജയത്തെക്കുറിച്ച് തീർച്ചയായും അഭിമാനം ഉണ്ടായിട്ടുണ്ടാകൂം
ചന്ദ്രയാൻ2
രാജസ്ഥാനിലെ ജോധ്പുരിൽ നിന്നും സഞ്ജീവ് ഹരിപുരാ കൽക്കട്ടയിൽ നിന്നും മഹേന്ദ്ര കുമാർ ഡാഗാ തെലങ്കാനയിൽ നിന്നും പി
അരവിന്ദ റാവു തുടങ്ങി അനേകം പേർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നരേന്ദ്ര മേദി ആപ്പിലൂടെയും മൈ ഗവിലൂടെയും എനിക്കെഴുതി
അവർ മൻ കീ ബാത്തിൽ ചന്ദ്രയാൻ2 നെക്കുറിച്ച് വിശദീകരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു
ബഹിരാകാശത്തിന്റെ കാര്യത്തിൽ 2019 ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നല്ല വർഷമാണ്
നമ്മുടെ ശാസ്ത്രജ്ഞർ മാർച്ച് മാസത്തിൽ എ സാറ്റ് വിക്ഷേപിച്ചു
അതിനുശേഷം ചന്ദ്രയാൻ 2
തിരഞ്ഞെടുപ്പിന്റെ കോലാഹലത്തിൽ ആ സമയത്ത് എ സാറ്റ് വിക്ഷേപണം പോലുള്ള വലിയ വാർത്ത ചർച്ചയായില്ല
എന്നാൽ നാം എ സാറ്റിലൂടെ മൂന്നു മിനിട്ടുകൊണ്ട് 300 കി
മീ ദൂരെയുള്ള ഒരു ഉപഗ്രഹം തകർത്തിടാനുള്ള കഴിവു നേടി
ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ നാലാമത്തെ രാജ്യമായി ഭാരതം
ജൂലൈ22 ന് ചന്ദ്രയാൻ 2 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്കുയരുന്നത് രാജ്യം അഭിമാനത്തോടെ കണ്ടു
ചന്ദ്രയാൻ 2 ന്റെ വിക്ഷേപണ ചിത്രങ്ങൾ ജനങ്ങളിൽ അഭിമാനവും ഉത്സാഹവും സന്തോഷവും നിറച്ചു
ചന്ദ്രയാൻ 2 ദൌത്യം പല തരത്തിലും വിശേഷപ്പെട്ടതാണ്
അത് ചന്ദ്രനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് കൂടുതൽ വ്യക്തമാക്കും
ഇതിലൂടെ നമുക്ക് ചന്ദ്രനെക്കുറിച്ച് വളരെ വിശദമായ അറിവുകൾ തരും
എന്നാൽ ചന്ദ്രയാൻ 2 കൊണ്ട് എന്താണ് കൂടുതലായി മനസ്സിലാക്കിയത് എന്ന് എന്നോടു ചോദിച്ചാൽ ഞാൻ പറയും വിശ്വാസവും ഭയരാഹിത്യവും
നമുക്ക് നമ്മുടെ നൈപുണ്യത്തെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും നമ്മുടെ പ്രതിഭയെക്കുറിച്ചും വിശ്വാസം വേണം
ചന്ദ്രയാൻ 2 പൂർണ്ണമായും ഭാരതീയമാണെന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും
ഇത് മനസ്സുകൊണ്ടും ആത്മാവുകൊണ്ടും ഭാരതീയമാണ്
തീർത്തും ഇത് സ്വദേശി ദൌത്യമാണ്
പുതിയ പുതിയ മേഖലകളിൽ പുതിയതായി എന്തെങ്കിലും നേടാനാണെങ്കിൽ പുതുമയുടെ ഉത്സാഹമുണ്ടെങ്കിൽ നമ്മുടെ ശാസ്ത്രജ്ഞർ ഏറ്റവും മികച്ചവരാണ്
ലോകോത്തര നിലവാരത്തിലുള്ളവരാണ് എന്ന് ഈ ദൌത്യം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു
രണ്ടാമതായി പഠിക്കേണ്ട പാഠം ഒരു പ്രതിബന്ധത്തിലും ഭയപ്പെടാൻ പാടില്ല എന്നതാണ്
നമ്മുടെ ശാസ്ത്രജ്ഞർ റിക്കാർഡ് സമയം കൊണ്ട് രാപ്പകൽ അധ്വാനിച്ച് എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ച് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് അഭൂതപൂർവ്വമായ വിജയമാണ്
ശാസ്ത്രജ്ഞരുടെ ഈ മഹത്തായ തപസ്സ് ലോകം മുഴുവൻ കണ്ടു
തടസ്സമുണ്ടായിട്ടും ലക്ഷ്യത്തിൽ എത്തിച്ചേരേണ്ട സമയം അവർ മാറ്റിയില്ല എന്നതിലും പലർക്കും ആശ്ചര്യമുണ്ട്
നാം നമ്മുടെ ജീവിതത്തിലും താത്കാലികമായ പരാജയങ്ങളെ അപ്പപ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ നേരിടേണ്ടി വരും
എന്നാൽ അതിനെ അതിജീവിക്കാനുള്ള സാമർത്ഥ്യവുമുണ്ടായിരിക്കും നമ്മുടെ ഉള്ളിൽ എന്നത് എപ്പോഴും ഓർക്കണം
ചന്ദ്രയാൻ 2 രാജ്യത്തെ യുവാക്കളെ സയൻസിന്റെയും കണ്ടുപിടുത്തത്തിന്റെയും ലോകത്തേക്ക് തിരിയാൻ പ്രേരിപ്പിക്കും എന്ന വലിയ പ്രതീക്ഷ എനിക്കുണ്ട്
ആത്യന്തികമായി ശാസ്ത്രമാണ് വികസനത്തിന്റെ പാത തുറക്കുന്നത്
ചന്ദ്രന്റെ ഉപരിതലത്തിൽ ലാന്റർ വിക്രമും റോവർ പ്രജ്ഞാനും ലാൻഡ് ചെയ്യുന്ന സമയമായ സെപ്റ്റംബറാകാൻ നാം അക്ഷമരായി കാത്തിരിക്കുകയാണ്
ഇന്ന് മൻ കീ ബാത്തിലൂടെ ഞാൻ രാജ്യത്തെ വിദ്യാർഥികളായ സുഹൃത്തുക്കളോട് യുവാക്കളോട് വളരെ ആകർഷകമായ ഒരു മത്സരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾപങ്കുവയ്ക്കാനാഗ്രഹിക്കുന്നു
രാജ്യത്തെ യുവതീ യുവാക്കളെ ക്ഷണിക്കാനാഗ്രഹിക്കുന്നു ഒരു ക്വിസ് മത്സരത്തിലേക്ക്
ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ജിജ്ഞാസകൾ ഭാരതത്തിന്റെ ശാസ്ത്ര ദൌത്യം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എന്നിവ പ്രശ്നോത്തരിയുടെ പ്രധാനവിഷയമായിരിക്കും
ഉദാഹരണത്തിന് റോക്കറ്റ് വിക്ഷേപിക്കാൻ എന്തെല്ലാം ചെയ്യണം ഉപഗ്രഹത്തെ എങ്ങനെയാണ് ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നത്് ഉപഗ്രഹത്തിലൂടെ നാം എന്തെല്ലാം അറിവുകളാണ് നേടുന്നത് എ സാറ്റ് എന്താണ് എന്നിങ്ങനെ വളരെയേറെ കാര്യങ്ങൾ
മൈ ജിഒവി വെബ്സൈറ്റിൽ ആഗസ്റ്റ് 1 ന് മത്സരത്തിന്റെ വിശദവിവരങ്ങളുണ്ടാകും
ഈ പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ ഞാൻ യുവ സുഹൃത്തുക്കളോടും വിദ്യാർത്ഥികളോടും അഭ്യർഥിക്കുന്നു
നിങ്ങളുടെ പങ്കാളിത്തത്തിലൂടെ ഇത് ആകർഷകവും ആനന്ദകരവും അവിസ്മരണീയമാക്കൂ
തങ്ങളുടെ സ്കൂളിനെ വിജയത്തിലെത്തിക്കാൻ പരമാവധി ശ്രമിക്കണമെന്ന് ഞാൻ സ്കൂളുകളോടും രക്ഷാകർത്താക്കളോടും ഉത്സാഹികളായ പ്രിൻസിപ്പൽമാരോടും അധ്യാപകരോടും വിശേഷാൽ അഭ്യർഥിക്കുന്നു
എല്ലാ വിദ്യാലയങ്ങളെയും ഇതിൽ പങ്കുചേരാൻ പ്രോത്സാഹിപ്പിക്കൂ
എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഏറ്റവുമധികം സ്കോർ നേടുന്ന വിദ്യാർഥികളെ ഗവൺമെന്റ് ചിലവിൽ ശ്രീഹരിക്കോട്ടയിൽ കൊണ്ടുപോകും സെപ്റ്റംബറിൽ അവർക്ക് ചന്ദ്രയാൻ ചന്ദ്രനിൽ ഇറങ്ങുന്ന നിമിഷത്തിന് സാക്ഷിയാകാൻ അവസരം ലഭ്യമാക്കും
വിജയികളാകുന്ന വിദ്യാർഥികൾക്ക് ഇത് അവരുടെ ജീവിതത്തിലെ ഒരു ചരിത്ര സംഭവമായിരിക്കും
എന്നാൽ ഇതിന് പ്രശ്നോത്തരയിൽ പങ്കെടുക്കണം ഏറ്റവുമധികം മാർക്ക് നേടണം വിജയിയാകണം
സുഹൃത്തുക്കളേ എന്റെ നിർദ്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും നല്ല അവസരമല്ലേ
എങ്കിൽ ഈ പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ മറക്കാതിരിക്കുക
കൂടുതൽ കൂടുതൽ സുഹൃത്തുക്കളെയും പ്രേരിപ്പിക്കുക
പ്രിയ സുഹൃത്തുക്കളേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കും
നമ്മുടെ മൻ കീ ബാത് സ്വച്ഛതാ അഭിയാന് സമയാസമയങ്ങളിൽ ഗതിവേഗം വർധിപ്പിച്ചിട്ടുണ്ട്
അതുപോലെ ശുചിത്വത്തിന് വേണ്ടി ചെയ്യുന്ന ശ്രമങ്ങളും മൻ കീ ബാത്തിന് എന്നും പ്രചോദനമായിട്ടുണ്ട്
5 വർഷം മുമ്പ് ആരംഭിച്ച ഈ യാത്ര ഇന്ന് എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ ശുചിത്വത്തിന് പുതിയ മാനദണ്ഡം സൃഷ്ടിക്കുകയാണ്
നാം ശുചിത്വത്തിന്റെ കാര്യത്തിൽ മാതൃകയാക്കാവുന്ന ഒരു ഒരു സ്ഥിതിയിലെത്തിയെന്നല്ല മറിച്ച് വെളിയിട വിസർജ്ജനം മുതൽ പൊതു സ്ഥലങ്ങളിൽ വരെ സ്വച്ഛതാ അഭിയാനിൽ വിജയം നേടാനായിട്ടുണ്ട്
അത് 130 കോടി ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിന്റെ ശക്തിയാണ് എന്നാൽ നാം ഇത്രയും കൊണ്ട് നിർത്തുകയല്ല
ഈ മുന്നേറ്റം ഇനി ശുചിത്വത്തിൽ നിന്ന് സൌന്ദര്യത്തിലേക്ക് പോകുകയാണ്
കുറച്ചു ദിവസങ്ങൾക്കു മുമ്പ് ഞാൻ ശ്രീ
യോഗേശ് സൈനിയുടെയും സംഘത്തിന്റെയും പ്രവർത്തനത്തെക്കുറിച്ച് ഒരു മാധ്യമത്തിലൂടെ കാണുകയായിരുന്നു
യോഗേഷ് സൈനി എഞ്ചിനീയറാണ്
അമേരിക്കയിലെ ജോലി കളഞ്ഞിട്ട് മാതൃഭൂമിയെ സേവിക്കാൻ മടങ്ങി വന്നിരിക്കയാണ്
അദ്ദേഹം കുറച്ചു കാലമായി ദില്ലിയെ മാലിന്യമുക്തം മാത്രമല്ല സുന്ദരവുമാക്കാനുള്ള ഉദ്യമം ഏറ്റെടുത്തു
അദ്ദേഹം തന്റെ ടീമിനൊപ്പം ലോധി റോഡിൽ ഒരു ചവറ്റുകുട്ടയോടെയാണ് പ്രവർത്തനമാരംഭിച്ചത്
തെരുവു കലയിലൂടെ ദില്ലിയുടെ പല ഭാഗവും സുന്ദരമായ ചിത്രങ്ങളിലൂടെ അണിയിച്ചൊരുക്കി
ഓവർ ബ്രിഡ്ജുകളുടെയും വിദ്യാലയങ്ങളുടെയും ഭിത്തികൾ മുതൽ കുടിലുകൾ വരെ അവർ തങ്ങളുടെ നൈപുണ്യപ്രദർശനം നടത്തിയപ്പോൾ ആളുകളും അവരുടെ കൂടെക്കൂടി അതൊരു വലിയ മുന്നേറ്റമായി
കുംഭമേളയുടെ അവസരത്തിൽ പ്രയാഗ് രാജിനെ എങ്ങനെയാണ് സ്ട്രീറ്റ് പെയ്ന്റിംഗുകൾ കൊണ്ട് അലങ്കരിച്ചതെന്ന് നിങ്ങൾ കണ്ടിരിക്കും
യോഗേഷ് സൈനിയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും അക്കാര്യത്തിലും വലിയ പങ്കു വഹിച്ചിരുന്നു
നിറങ്ങളിലും വരകളിലും നിന്ന് സ്വരമൊന്നും പുറപ്പെടുകയില്ലെങ്കിലും അതുപയോഗിച്ചുണ്ടാക്കുന്ന ചിത്രങ്ങൾ കൊണ്ട് രൂപപ്പെടുന്ന മഴവില്ലിന്റെ സന്ദേശം ആയിരം വാക്കുകളേക്കാൾ അധികം സ്വാധീനം ചെലുത്തുന്നതാകും
സ്വച്ഛതാ അഭിയാന്റെ സൌന്ദര്യത്തിലും ഇത് പ്രകടമാണ്
മാലിന്യത്തിൽ നിന്ന് സമ്പത്ത് ഉണ്ടാക്കുന്ന സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ വികസിക്കണമെന്നത് നമ്മുടെ വലിയ ആവശ്യമാണ്
ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് മാലിന്യത്തിൽ നിന്ന് സ്വർണ്ണം വിളയിക്കുന്ന കാര്യത്തിലേക്ക് മുന്നേറണം
പ്രിയപ്പെട്ട ജനങ്ങളേ കഴിഞ്ഞ ദിവസം മൈ ജിഒവി യിൽ ഞാൻ വളരെ ആകർഷകമായ ഒരു വാചകം വായിച്ചു
ഈ കമന്റെ ജമ്മു കശ്മീരിലെ ഷോപ്പിയാനിൽ താമസിക്കുന്ന ഭായി മുഹമ്മദ് അസ്ലമിന്റേതായിരുന്നു
അദ്ദേഹം എഴുതി മൻ കീ ബാത് പരിപാടി കേൾക്കുന്നത് വളരെ സന്തോഷമാണ്
ഞാൻ എന്റെ സംസ്ഥാനമായ ജമ്മു കശ്മീരിൽ ബാക്ക് ടു വില്ലേജ് ഫോർ കമ്യൂണിറ്റി മൊബിലൈസേഷൻ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ സജീവമായി പങ്കെടുത്തു
ഈ പരിപാടി സംഘടിപ്പിച്ചത് ജൂൺ മാസത്തിലായിരുന്നു
ഇതുപോലുളള പരിപാടികൾ എല്ലാ മൂന്നു മാസം കൂടുമ്പോഴും വേണമെന്നാണ് എന്റെ അഭിപ്രായം
അതോടൊപ്പം പരിപാടി ഓൺലൈനായി നിരീക്ഷിക്കുന്നതിനുള്ള ഏർപ്പാടും വേണം
എന്റെ അഭിപ്രായത്തിൽ ഇതു ജനങ്ങൾ ഗവൺമെന്റിനോടു നേരിട്ടു സംവദിക്കുന്ന തരത്തിലുള്ള ആദ്യത്തെ പരിപാടിയായിരുന്നു
സഹോദരൻ മുഹമ്മദ് അസ്ലം ഈ സന്ദേശം എനിക്കയച്ചു
അത് വായിച്ചശേഷം ബാക്ക് ടു വില്ലേജ് പരിപാടിയെക്കുറിച്ച് അറിയാനുള്ള എന്റെ ഔത്സുക്യം വർധിച്ചു
അതിനെക്കുറിച്ച് ഞാൻ വിശദമായി അറിഞ്ഞപ്പോൾ രാജ്യത്തെ മുഴുവൻ അതറിയിക്കണമെന്ന് എനിക്കു തോന്നി
കശ്മീരിലെ ജനങ്ങൾ വികസനത്തിന്റെ മുഖ്യധാരയുമായി ചേരാൻ എത്രത്തോളം അക്ഷമരാണ് എത്ര ഉത്സാഹികളാണ് എന്ന് ഈ പരിപാടിയിൽ നിന്ന് മനസ്സിലാകുന്നു
ഈ പരിപാടിയിൽ ആദ്യമായി വലിയ വലിയ ഓഫീസർമാർ നേരിട്ട് ഗ്രാമങ്ങളിലെത്തി
ഗ്രാമീണർ കണ്ടിട്ടുപോലുമില്ലാത്ത ഓഫീസർമാർ വികസനകാര്യത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെക്കുരിച്ച് മനസ്സിലാക്കാൻ പ്രശ്നങ്ങൾ ദൂരീകരിക്കാൻ അവരുടെ വീടുകളിലെത്തി
ഈ പരിപാടി ഒരാഴ്ചയോളം നടന്നു
രാജ്യത്തെ ഏകദേശം 4500 പഞ്ചായത്തുകളിൽ ഗവൺമെന്റ് അധികാരികൾ ഗ്രാമീണരെ സർക്കാർ പദ്ധതികളെക്കുറിച്ചും പരിപാടികളെക്കുറിച്ചു വിശദമായ അറിവു നല്കി
അവരിലേക്ക് ഗവൺമെന്റിന്റെ പദ്ധതികളെത്തുന്നുണ്ടോ എന്നും മനസ്സിലാക്കി
പഞ്ചായത്തുകളെ എങ്ങനെ കൂടുതൽ ശക്തിപ്പെടുത്താം എന്നന്വേഷിച്ചു
ജനങ്ങളുടെ വരുമാനം എങ്ങനെ വർധിപ്പിക്കാം എന്നു തിരക്കി
അധികാരികളുടെ സേവനം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ എന്തു സ്വാധീനമാണ് വരുത്തുന്നത് എന്നന്വേഷിച്ചു
ഗ്രാമീണരും മനസ്സു തുറന്ന് തങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു
സാക്ഷരത സ്ത്രീപുരുഷ അനുപാതം ആരോഗ്യം മാലിന്യമുക്തി ജല സംരക്ഷണം വൈദ്യുതി ജലം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മുതിർന്ന പൌരൻമാാരുടെ പ്രശ്നങ്ങൾ തുടങ്ങി പല വിഷയങ്ങളെക്കുറിച്ചും ചർച്ചകൾ നടന്നു
സുഹൃത്തുക്കളെ ഈ പരിപാടി ഉദ്യോഗസ്ഥൻ പകൽ മുഴുവനും ഗ്രാമത്തിൽ ചുറ്റിയടിച്ച് മടങ്ങിവരുന്നതുപോലുള്ള ഗവൺമെന്റിന്റെ ചടങ്ങായിരുന്നില്ല മറിച്ച് ഇപ്രാവശ്യം അധികാരികൾ രണ്ടു പകലും ഒരു രാത്രിയും പഞ്ചായത്തിൽത്തന്നെ കഴിച്ചുകൂട്ടി
ഇതുമൂലം അവർക്ക് ഗ്രാമത്തിൽ സമയം ചിലവഴിക്കാനുള്ള അവസരം കിട്ടി
ഓരോ വ്യക്തിയേയും കാണാൻ ശ്രമിച്ചു
ഓരോ സ്ഥലത്തും എത്താൻ ശ്രമിച്ചു
ഈ പരിപാടിയെ കൂടുതൽ ആകർഷകമാക്കാൻ പല കാര്യങ്ങളും കൂട്ടിച്ചേർത്തു
ഖേലോ ഇൻഡ്യയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി കായിക മത്സരം നടത്തി
അവിടെവച്ച് സ്പോർട്സ് കിറ്റ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ജോബ് കാർഡുകൾ പടട്ിക ജാതി പട്ടിക വർഗ്ഗ് സർട്ടിഫിക്കറ്റുകൾ മുതലായവ വിതരണം ചെയ്തു
സാമ്പത്തിക സാക്ഷരതാ ക്യാമ്പുകൾ ആസൂത്രണം ചെയ്തു
കൃഷി ഹോർട്ടിക്കൾചച്ർ മുതലായ ഗവൺമെന്റ് വിഭാഗങ്ങളിൽ നിന്ന് സ്റ്റാളുകൾ സ്ഥാപിച്ച് ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ച് അറിവ് പകർന്നു
ഒരുതരത്തിൽ ഈ സംഘാടനം ഒരു വികസന ഉത്സവമായി മാറി
ജനപങ്കാളിത്തത്തിന്റെ ജനങ്ങളുടെ ഉണർവ്വിന്റെ ഉത്സവമായി കാശ്മിരിലെ ജനങ്ങൾ വികസനത്തിന്റെ ഈ ഉത്സവത്തിൽ തികച്ചും പങ്കാളികളായി
ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ദുർഗ്ഗമമായ വഴിയിലൂടെ പർവ്വതങ്ങൾ കയറി ചിലപ്പോൾ ഒന്നൊന്നര ദിവസം നടന്നാൽ മാത്രം എത്താൻ കഴിയുന്ന വിദൂര ഗ്രാമങ്ങളിലും ബാക്ക് ടോ വില്ലേജ് പരിപാടി സംഘടിപ്പിച്ചു എന്നത് നടത്തപ്പെട്ടു എന്നത് സന്തോഷമുള്ള കാര്യമാണ്
എപ്പോഴും അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള വെടിവെപ്പിന്റെ നിഴലിൽ കഴിയുന്ന അതിർത്തിക്കടുത്തുള്ള പഞ്ചായത്തുകളിൽവരെ ഈ ഉദ്യോഗസ്ഥർ എത്തി
മാത്രമല്ല ഷോപിയാൻ പുൽവാമ കുൽഗാം അനന്തനാഗ് തുടങ്ങി വളരെ സങ്കീർണ്ണമായ സ്ഥലങ്ങളിലും ഈ ഉദ്യോഗസ്ഥർ ഭയലേശമില്ലാതെ കടന്നുചെന്നു
പല ഉദ്യോഗസ്ഥരും തങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ ആകൃഷ്ടരായി രണ്ടു ദിവസത്തിൽ കൂടുതൽ ഗ്രാമങ്ങളിൽ തങ്ങി
ഈ പ്രദേശങ്ങളിൽ ഗ്രാമസഭകൾ സംഘടിപ്പിക്കുക അവയിൽ വളരെയധികം ജനങ്ങൾ പങ്കെടുക്കുക തങ്ങൾക്കുവേണ്ടി പദ്ധതികൾ തയ്യാറാക്കുക ഇതെല്ലാം വളരെ നല്ല കാര്യമാണ്
പുതിയ തീരുമാനം പുതിയ ഉത്സാഹം അന്തസ്സായ ഫലം
ഇത്തരത്തിലുള്ള പരിപാടികളും അവയിൽ ജനങ്ങളുടെ പങ്കാളിത്തവും വിളിച്ചോതുന്നത് കാശ്മീരിലെ നമ്മുടെ സഹോദരീ സഹോദരൻമാ സദ് ഭരണം ആഗ്രഹിക്കുന്നു എന്നാണ്
ഇതിൽനിന്ന് മനസ്സിലാകുന്നത് പുരോഗതിയുടെ ശക്തി ബോംബിന്റേയും തോക്കിന്റേയും ശക്തിയേക്കാൾ മേലെ എന്നാണ്
ആരാണോ വികസനത്തിന്റെ പാതയിൽ വെറുപ്പ് വിതറാൻ ആഗ്രഹിക്കുന്നത് തടസ്സമുണ്ടാക്കാൻ ആഗ്രഹീക്കുന്നത് അവർക്ക് തങ്ങളുടെ അപക്വമായ ലക്ഷ്യം നേടാൻ കഴിയില്ല എന്നത് വ്യക്തമാണ്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ശ്രീ ദത്താത്രേയ രാമചന്ദ്ര ബേന്ദ്രേ തന്റെ കവിതയിൽ ശ്രാവണ മാസത്തിന്റെ മഹിമയെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു
അതിൽ അദ്ദേഹം പറഞ്ഞു
ഹോഡിഗേ മഡിഗേ ആഗ്യേദു ലഗ്നാ അദരാഗ ഭൂമി മഗ്നാ
അതായത് മഴയുടെ ഇരമ്പലും ജലപ്രവാഹവും തമ്മിലുള്ള ബന്ധം വേറിട്ടതാണ് ഭൂമി അതിന്റെ സൌന്ദര്യത്തിൽ മുഴുകിയിരിക്കുന്നു
ഭാരതവർഷത്തിലെങ്ങും വിഭിന്നങ്ങളായ സംസ്കാരത്തിലും ഭാഷകളിലും പെട്ട ആളുകൾ ശ്രാവണമാസം തങ്ങളുടേതായ രീതികളിൽ ആഘോഷിക്കുന്നു
ഈ കാലാവസ്ഥയിൽ നാം ചുറ്റുപാടുകളിലേക്കു നോക്കുമ്പോൾ ഭൂമി പച്ചപ്പട്ടു പുതച്ചുവെന്നാണ് തോന്നുക
നാലുപാടും ഒരു പുതിയ ഊർജ്ജം നമുക്കു കാണാനാകും
ഈ പവിത്രമായ മാസത്തിൽ ഭക്തർ കാവഡ് യാത്രയ്ക്കും അമർനാഥ് യാത്രയ്ക്കും പോകുന്നു
മറുവശത്ത് പലരും ചിട്ടയോടെ ഉപവാസം അനുഷ്ഠിക്കുന്നു
ആകാംക്ഷയോടെ ജൻമാഷ്ടമിയും നാഗപഞ്ചമിയും പോലുള്ള ഉത്സങ്ങൾക്കായി കാക്കുന്നു
ഇതിനിടയിൽ സഹോദരീ സഹോദരൻാരുടെ സ്നേഹത്തിന്റെ പ്രതീകമായ രക്ഷാബന്ധൻ ഉത്സവം എത്തുകയായി
ശ്രാവണത്തിന്റെ കാര്യം പറയുമ്പോൾ ഇപ്രാവശ്യം അമർനാഥ് യാത്രയിൽ കഴിഞ്ഞ 4 വർഷത്തേക്കാളധികം ഭക്തർ പങ്കെടുത്തു
ജൂലായ് 1 മുതൽ ഇപ്പോൾ വരെ മൂന്നുലക്ഷത്തിലധികം തീർഥാടകർ പവിത്ര അമർനാഥ് ഗുഹയിൽ ദർശനം നടത്തി
2015 ൽ 60 ദിവസങ്ങളോളം നടന്ന ഈ യാത്രയിൽ പങ്കെടുത്തതിനേക്കാളധികം പേർ ഇപ്രാവശ്യം കേവലം 28 ദിവസത്തിൽ പങ്കെടുത്തു
അമർനാഥ് യാത്രയുടെ വിജയത്തിന് ഞാൻ വിശേഷിച്ചും ജമ്മു കാശ്മീരിലെ ജനങ്ങളെയും അവരുടെ അധ്വാനശീലത്തെയും അഭിനന്ദിക്കുന്നു
യാത്രയിൽ നിന്ന് മടങ്ങിയെത്തുന്ന ജനങ്ങൾ സംസ്ഥാനത്തെ ആളുകളുടെ ഉത്സാഹത്തെയും സ്വന്തമെന്ന വിചാരത്തെയും മാറോടണയ്ക്കുന്നവരാണ്
ഇതെല്ലാം ഭാവിയിൽ തീർഥയാത്രയ്ക്ക് വളരെ സഹായകമായി ഭവിക്കുന്നവയാണ്
ഉത്തരാഖണ്ഡിലും ഈ വർഷം ചാർധാം യാത്ര ആരംഭിച്ചപ്പോൾ മുതൽ ഒന്നര മാസത്തിനുള്ളിൽ 8 ലക്ഷത്തിലധികം ഭക്തർ കേദാർനാഥ് ക്ഷത്രത്തിൽ ദർശനം നടത്തി എന്നാണ് എനിക്ക് അറിയാനായത്
2013 ൽ ഉണ്ടായ മഹാ ദുരന്തത്തിനുശേഷം ആദ്യമായിട്ടാണ് ഇത്രയധികം ആളുകൾ തീർഥാടനത്തിന് അവിടെ എത്തിയത്
ഞാൻ നിങ്ങളോടും അഭ്യർഥിക്കുന്നത് രാജ്യത്തിന്റെ ഈ ഭാഗത്തേക്ക് തീർച്ചയായും യാത്രകൾ നടത്തണമെന്നാണ്
അവിടത്തെ സൌന്ദര്യം മൺസൂൺ കാലത്ത് കാണേണ്ടതാണ്
നമ്മുടെ രാജ്യത്തെ ഈ സൌന്ദര്യത്തെ കാണാനും രാജ്യത്തെ ജനങ്ങളുടെ ഉത്സാഹം മനസ്സിലാക്കുന്നതിനും തീർഥയാത്രയ്ക്കും ടൂറിസത്തിനുമപ്പുറം മറ്റൊരു അധ്യാപകനില്ല
ശ്രാവണമെന്ന ഈ സുന്ദരവും ജീവസ്സുറ്റതുമായ മാസം നിങ്ങളിലേവരിലും പുതിയ ഊർജ്ജവും പുതിയ ആശയും പുതിയ പ്രതീക്ഷകളും നിറയ്ക്കട്ടെ
അതേപോലെ ആഗസ്റ്റ് മാസം ഭാരത് ഛോഡോ ആന്ദോളനെ ഓർമ്മിപ്പിക്കുന്ന മാസമാണ്
ആഗസറ്റ് 15 നായി വിശേഷാൽ തയ്യാറെടുപ്പു നടത്താനും അഭ്യർത്ഥിക്കുന്നു
സ്വാതന്ത്ര്യത്തിന്റെ ഈ ദിനം ആഘോഷിക്കാൻ പുതിയ രീതികൾ കണ്ടെത്തുക
ജനങ്ങളുടെ പങ്കാളിത്തം വർധിപ്പിക്കുക
ആഗസറ്റ് 15 എങ്ങനെ ജനങ്ങളുടെ ഉത്സവമാകാം
ഇതെക്കുറിച്ച് തീർച്ചയായും നിങ്ങൾ ചിന്തിക്കണം
മറുവശത്ത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ മഴയുണ്ടാകുന്ന സമയമാണ് ഇത്
പല ഭാഗങ്ങളിലും ജനങ്ങൾ വെള്ളപ്പൊക്കത്താൽ കഷ്ടപ്പെടുന്നു
വെള്ളപ്പൊക്കം കൊണ്ട് പല തരത്തിലുള്ള നാശനഷ്ടങ്ങളുണ്ടാകും
വെള്ളപ്പൊക്കം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാ ജനങ്ങളെയും കേന്ദ്ര ഗവൺമെന്റുംസംസ്ഥാന ഗവൺമെന്റും ഒരുമിച്ച് എല്ലാ തരത്തിലുമുള്ള സഹായം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു
നാം ടിവി കാണുമ്പോൾ മഴയുടെ ഒരു വശം മാത്രമേ കാണൂ
എല്ലായിടത്തും വെള്ളപ്പൊക്കം
എല്ലായിടത്തും ജലം
ട്രാഫിക് ജാം
മഴക്കാലത്തിന്റെ മറ്റൊരു ദൃശ്യം മഴയിൽ ആനന്ദിക്കുന്ന നമ്മുടെ കർഷകരുടേതും പാടിപ്പറക്കുന്ന പക്ഷികളുടേതും ഒഴുകുന്ന അരുവികളുടേതും പച്ചപ്പു പുതച്ച ഭൂമിയുടേതും ആണ്
ഇത് കാണുന്നതിന് നിങ്ങൾ സ്വയം കുടുംബത്തോടൊപ്പം പുറത്തിറങ്ങണം
മഴ പുതുമയും സന്തോഷവും ഒപ്പംകൊണ്ടുവരുന്നു
ഈ മഴക്കാലം നിങ്ങൾക്കേവർക്കും നിരന്തരം മനസ്സിൽ സന്തോഷം നിറയ്ക്കട്ടെ
നിങ്ങൾക്കേവർക്കും അരോഗാവസ്ഥയായിരിക്കട്ടെ
പ്രിയപ്പെട്ട ജനങ്ങളേ മൻ കീ ബാത് എവിടെനിന്നാരംഭിക്കണം എവിടെ നിർത്തണം എന്നു തീരുമാനിക്കുന്നത് വളരെ വിഷമകരമായ കാര്യമാണ്
എന്നാൽ എന്തായാലും സമയപരിധിയുണ്ടല്ലോ
ഒരു മാസത്തെ കാത്തിരിപ്പിനുശേഷം വീണ്ടും വരാം
വീണ്ടും കാണാം
മാസം മുഴുവൻ നിങ്ങളെന്നോട് വളരെയേറെ കാര്യങ്ങൾ പറയൂ
ഞാൻ വരുന്ന മാസത്തെ മൻ കീ ബാത്തിൽ അവ ചേർക്കാൻ ശ്രമിക്കാം യുവസുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കുന്നു
ക്വിസ് മത്സരത്തിന്റെ അവസരം കൈവിടരുത്
ശ്രീഹരിക്കോട്ടയിൽ പോകാനുള്ള അവസരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്
അത് എന്തായാലും കൈവിടരുത്
നിങ്ങൾക്കേവർക്കും അനേകം നന്ദി നമസ്കാരം